food കഴിച്ചിക്കാണു കെട്ടില്യ first കളിയല്ലേ world cup ത്തെ കാണാൻ പോണ്ടോ ആ ഞാൻ ഖത്തർ പോണം വിചാരിച്ചിട്ടാണ് ഈയ്യ്‌ പോണുണ്ടോ

അആഹ് അതുപോയാലും നല്ലേ clear ൽ കാണോന്നുല്ല

ന്നാലും റസ്സാണ് കാരണം ഇത്ര അടുത്തെനി ഖത്തർൽ ഇത്ര അടിത്തെനി വരില്ല ഒരിക്കലും വരില്ല നമ്മളെ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ നടക്കാനെയ്യ് ഇന്ത്യയിലൊക്കെ world cup വര്ണല്ലേ ആ അത് കോരി വർഷമെടുക്കും അപ്പൊ നമ്മൾ ഇവിടെയുണ്ടാവില്ലാ അതും ശരിയാണ് നാട്ടിൽ screening ഒക്കെ ഇല്ലെ ആ screen ഒക്കെ projector വെല്യ വാങ്ങിവെച്ചിക്കുണു club ൽ എല്ലാവരും

club ൽ എല്ലാരും ഒരുമിച്ച് ഇരുന്ന് കാണുവാവുയല്ലേ ആ projector ഒക്കെ വെച്ചിട്ടേയ്യ് ആ

എല്ലാടത്തും ന്നാ നമ്മളെ insta യിലൊക്കെ കേരളത്തിത്തൊക്കെ ഓരോ page ൾ ഇടുന്നുണ്ട് ഓരോ world cup ത്തെ team ൾ മ്മ് കേരളത്തിലെന്നെ ഇഷ്ടമ്പോലെ fans ഉണ്ട്

അർജന്റീനയ്ക്കും ബ്രസീ

മെസ്സിയുടെ ഒക്കെ flex വന്നത് കണ്ടോ പോഴയുടെ നടുക്കിലും crane ഉം കൊണ്ടൊക്കെയാ flex കൾ വെരുത്ത് മത്സരിച്ചിട്ട് ആ അതൊക്കെ famous ആയില്ലേ അപ്പൊ വെല്യ വെല്യ മാധ്യമങ്ങളൊക്കെ എട്ടാടത്തിക്കണു

മ്മ് ഇനി ഇങ്ങനെ ഒരു world cup വന്നോളണമെന്നില്ല നമ്മൾ കാലഘട്ടത്തിൽ

കാരണം legends ആവും ഇനി എല്ലാരും മെസ്സിയും റൊണാൾഡോയുമൊക്കെ വിരമിക്കയാണ് അത് ശരിയാണ് ഇനി ഇപ്പൊ രണ്ടായിരത്തിഇരുപ്പതിയാർ ആവുമ്പോഴേക്കും ഈ മെസ്സി റൊണാൾഡോ ഒന്നും world cup ൽ ഇണ്ടാവണമെന്നില്ല ആ അപ്പൊ കളികാണാൻ എല്ലാർക്കും ഒരു interest കൊറയും

നെയ്‌മർ ഇണ്ടാവുന്ന് വിചാരിക്കും നെയ്‌മർ ഇണ്ടോന്നോ ഒറപ്പിച്ചിട്ടില്ല ഇണ്ടോന്നോ ഇല്ലാന്നോ chance ഇണ്ട് രണ്ടിനും chance ഇണ്ട് നെയ്യിമാറിന്റെ പ്രായം ഇണ്ട് പക്ഷെ ഇനി ഓനിക്ക്

scod ഉണ്ട് പക്ഷെ നെയ്‌മറിന്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ

അത് ശരിയാണ് മെസ്സിയും ഇപ്പൊ അതേപോലെ തന്നെയാണ്

ഈ അർജന്റീനെന്ന് യെ ഇപ്പൊ പുതിയെ യുവത്താരങ്ങൾ വന്ന് പോവണ്ടേ ആ യുവതാരങ്ങൾ നല്ല form ൽ ആണ് പക്ഷെ മെസ്സിടെ ഒരു കുറവ് എന്തായലും മെസ്സി ഇല്ലെങ്കിൽ അത് കാണും അതിൽ അർജന്റീനയിൽ

ആരവ്ഒ ഇപ്പ്രാവശ്യം world cup ഉയർത്തുആ world cup ഇപ്പൊ എന്താ ബ്രസീൽ കൊണ്ടോവും മ്മ് അർജന്റീന നല്ല form ലാ പോർച്ചുഗൽ വെല്യ chance എന്ന് ഒന്നും പറായാൻ ഒന്നുല്ലാ പിന്നെ ജർമ്മനി നല്ല team ആണ് ഫ്രാൻസ്

ഇംഗ്ലണ്ടോക്കെ നല്ല team ആണ് ഇംഗ്ലണ്ടോക്കെ കൊണ്ട് പോവാൻ സാധ്യതയുണ്ട് ആ chance കൂടുതലാണ് ഫ്രാൻസും നല്ല team ഒക്കെ തന്നെയാണ് പക്ഷെ

ഇനി രണ്ട് flux കൂടി വെക്കാൻ ഉണ്ട് ആ അതിനും കൊറേ cash മറച്ചെണ്ടിവരുയല്ലേ ആ cash ഇങ്ങനെ കൊടുക്കണം പിന്നെ ഇത് കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളു അഹ് നോക്കാണില്ല ഇതിക്കെ ഒരു ആവേശല്ലേ കിട്ടില്ലല്ലോ അത് ശരിയാ ഇതിപ്പോ അതെ ചെയ്യാ

ആ jersey ഒക്കെ എടുത്തോ എന്നിട്ട് jersey എടുത്തിട്ടില്ല ഞാൻ old മെസ്സിടെ പത്തൊമ്പതാം number jersey നടക്ക

ആ ഇബടയില്ലേ ഒരു കടയിൽ അന്വേഷിച്ച് നോക്ക് ഞങ്ങളാ ഇബടെ ഒരു കടേൽ ഇണ്ട്ന്ന് പറഞ്ഞ് ആ എന്ന ഒന്ന് അന്വേഷിച്ചിട്ട് പറ ആ പറയാന്ന പത്തൊമ്പതാം number മെസ്സി old മെസ്സിടെ jersey

ആ എന്നിട്ട് food ഒക്കെ കഴിച്ചോ ആ food ഒക്കെ കഴിച്ചിക്കുണു ഇയ്യ്‌ കഴിച്ചില്ലേ ആ കഴിച്ച് ഇനീപ്പോ രാത്രി എറങ്ങണം രാത്രി എന്താ പരുവാടി ആഹ് flag കെട്ടലും flux കെട്ടലും ആ അതിന്റെ തെരക്കിലാകല്ലേ ആ ആ എന്ന okay ന്ന ആ എന്തേയ്

hello നമസ്ക്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹാരപ്പൻ സംസ്ക്കാരത്തെക്കുറിച്ചാണ് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് indian ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അതിമഹത്തായ ഒരു സംസ്ക്കാരം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാരപ്പൻ site ലാണ് ഈ സംസ്ക്കാരം ആദ്യമായി കണ്ടെത്തിയത് സിന്ധു നദീതട സംസ്ക്കാരം എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങി ഹാരപ്പൻ സംസ്ക്കാരത്തിന്റെ ആവിർഭവത്തിനു മുമ്പ് അനേകം സംസ്‌കാരങ്ങൾ നില നിന്നിരുന്നു അവയെ ആദ്യകാല ഹാരപ്പൻ സംസ്ക്കാരം എന്ന് വിളിക്കുന്നു ഇത് ഹാരപ്പൻ സംസ്ക്കാരത്തിന്റെ രൂപീകരണ ഘട്ടമായിരുന്നു ഇവിടെ നിന്നാണ് ഹാരപ്പൻ സംസ്ക്കാരം തുടങ്ങുന്നത് ആദ്യ കാല ഹാരപ്പൻ സംസ്ക്കാരത്തിന് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു ആദ്യകാല ഹാരപ്പൻ മുഖ്യമായും ഒരു ഗ്രാമീണ സംസ്ക്കാരം ആയിരുന്നു ഏറ്റവും അധികം ഗ്രാമങ്ങൾ നിലനിന്നിരുന്നത് ഈ കാലഘട്ടത്തിലാണ് കൃഷിയും കാലിമേക്കലും ആയിരുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൈ തൊഴിലുകളിലും അവർ ഏർപ്പെട്ടിരുന്നു ആദ്യകാല ഹാരപ്പൻ സംസ്ക്കാരങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു മൺപാത്ര ശൈലി ഉണ്ടായിരുന്നു

അളവ് തൂക്കങ്ങൾ മുദ്രകൾ കൺ മണികൾ മൺപാത്രങ്ങൾ ദീർഘദൂരവ്യാപാരം എന്നിവ ആയിരുന്നു വികസിത ഹാരപ്പൻ സംസ്ക്കാരത്തിന്റെ മുഖ്യ സവിശേഷതകൾ ഹാരപ്പൻ സംസ്ക്കാരത്തെ ഏറ്റവും പ്രസിദ്ധമായ site ആണ് മോഹൻജൊ ദാരോ ഹാരപ്പക്ക് ശേഷമാണ് ഇത് കണ്ടുപിടിക്കപെട്ടത് ഹാരപ്പൻ സംസ്ക്കാരത്തിന്റെ നാഗരാസൂത്രണം വീടുകൾ മുദ്രകൾ എന്നിവയെ കുറിച്ചുള്ള മിക്ക വിവരങ്ങളും ലഭിച്ചിട്ടുള്ളത് മോഹൻജൊ ദാരോയിൽ നിന്നാണ് ഹിന്ദിലെ ലാർക്കാനാ ജില്ലയിലെ സിന്ധു നദീതട സിന്ധു നദിയുടെ തീരത്താണ് ഈ വൻ നഗരം സ്ഥിതി ചെയ്യുന്നത് മോഹൻജൊ ദാരോ എന്ന പദത്തിന്റെ അർഥം മരിച്ചവരുടെ കുന്ന് എന്നാണ് ഇവിടെ നടത്തിയ ഉൽഖനങ്ങൾ ആസൂത്രിതമായ ഒരു നഗര കേന്ദ്രത്തിന്റെ അവശിഷ്ട്ടങ്ങൾ വെളിച്ചത്ത് കൊണ്ട് വന്നു ഈ നഗരത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരുന്നു

ഇതിന്റെ അസാധാരണമായ ഉയരത്തിന് രണ്ട് കാരണങ്ങൾ ഉണ്ട് ഒന്നാമതായി ഇത് ഒരു ഉയർന്ന പ്രദേശത്താണ് നിർമ്മിച്ചിട്ടൂള്ളത് രണ്ടാമതായി അതിലെ കെട്ടിടങ്ങൾ മണ്ണുകൊണ്ടുള്ള ഇഷ്ടികൾക്ക് മുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കോട്ടയുടെ മതിലുകൾ കെ കോട്ടയെ മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു അതിനാ കീഴ് പട്ടണത്തിൽ നിന്നും മ അത് വേറിട്ടു നിൽക്കുന്നു കോട്ടയിൽ ധാരാളം വലിയ കെട്ടിടങ്ങൾ ഉണ്ട് അവ പൊതുവായി കെ അവ പൊതു കെട്ടിടങ്ങൾ ആന്നെന്ന് കരുതപ്പെടുന്നു പ്രത്യേകമായ പൊതു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവ ഉപയോഗിക്കപ്പെട്ടിരുന്നത് മോഹൻജോ ദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം അവിടത്തെ കലവറ അഥവാ ധാന്യപ്പുരയാണ് ഈ കെട്ടിടത്തിന്റെ കീഴ് ഭാഗം ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കലവറയുടെ മേൽഭാഗം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അവയെല്ലാം വളരെ കാലം മുമ്പ് തന്നെ ദ്രവിച്ച് പോയിരിക്കുന്നു മിച്ചം വരുന്ന ഭക്ഷ്യ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനു വേണ്ടിയാണ് കലവറകൾ ഉപയോഗിച്ചിരുന്നത് മോഹൻജൊ ദാരോയിലെ കോട്ടക്കുള്ളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു കെട്ടിടം വലിയ കുളിപ്പുരയാണ് ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു വലിയ കുളിമ വലിയ കുളമാണ് വലിയ കുളിപ്പുര നാലുവശങ്ങളും ഇടനായികയാൽ ചുറ്റപ്പെട്ട ഒരു അങ്കണത്തിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് വടക്കും തെക്കും ഭാഗങ്ങളിലായി പടവുകൾ ഉണ്ട് കുളത്തിലെ ജലം തോർന്ന് പോകാതിരിക്കുന്നതിനു വേണ്ടി അതിന്റെ അടി തട്ട് ഇഷ്ടികകളും ചുണ്ണാമ്പ് കല്ലും കൊണ്ടുള്ള കാന്തം ഉപയോഗിച്ചു കൊണ്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത്

വലിയ കുളിപ്പുരക്ക് മതപരമായ ലക്ഷ്യം കൂടി ഉണ്ട് ചരിത്രകാരൻമാർ കരുതുന്നു അനുഷ്ട്ടാനപരമായ ജ്ഞാനത്തിനു വേണ്ടിയാണ് ഈ കുളിപ്പുര ഉപയോഗിക്ക പെട്ടിരുന്നതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു വലിയകുളിപ്പുര ഹാരപ്പൻ ജനത ശുചിത്വത്തിന് നൽകിയിരുന്ന പ്രധാന്യവും എടുത്ത് കാണിക്കുന്നു അവരുടെ engineering വൈദഗ്ധ്യവും അത് പ്രകടമാക്കുന്നു നഗരത്തിന്റെ കിഴക്കു ഭാഗത്ത് കോട്ടക്ക് തൊട്ടു താഴെ ആണ് കീഴ് പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് ഇതിനെയും മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു കീഴ് പട്ടണം ഒരു അധിവാസ മേഖലയായിരുന്നു ധാരാളം ഇഷ്ടിക വീടുകൾ അടങ്ങിയ ഈ പ്രദേശത്താണ് ഭൂരിഭാഗം ജനങ്ങളും താമസിച്ചിരുന്നത് grid സംമ്പ്രദായ പ്രകാരമാണ് വീടുകൾ ക്രമീകരിക്കപ്പെട്ടിരുന്നത് ഇത് പ്രകാരം road കൾ മട്ടകോണിൽ മുറിച്ചു കടക്കാവുന്ന മുറിച്ചു കടക്കുകയും പട്ടണത്തെ ദീർഘ ചതുരാകൃതിയിലുള്ള അനേകം block കളായി വിഭജിക്കുകയും ചെയ്തിരുന്നു road കളുടെയും ഇടവഴികളുടെയും ഇരുഭാഗങ്ങളിലായി വീടുകൾ നിർമ്മിക്കപ്പെട്ടു എല്ലാ വീടുകൾക്കും ഒരു തുറന്ന നടുമുറ്റവും അതിനു ചുറ്റുമായി മുറികളും ഉണ്ടായിരുന്നു പാചകം നെയ്ത്ത് തുടങ്ങിയ എല്ലാ പ്രവർത്തികളുടെയും കേന്ദ്രം നടുമുറ്റമായിരുന്നു വീടുകൾ നിർമ്മിച്ചപ്പോൾ ഹാരപ്പൻ ജനത സ്വകാര്യതക്ക് വലിയ പരിഗണന നൽകിയിരുന്നു ചുമരുകളിൽ തറയോട് ചേർത്തുള്ള ഭാഗങ്ങളിൽ ജനാലകൾ പിടിപ്പിച്ചിരുന്നില്ല തെരുവുകളെ അഭിമുഖീകരിക്കുന്ന വാതിലുകളും ജനാലകളും അപൂർവമായിരുന്നു കൂടാതെ പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ അകത്തളത്തെയോ നടുമുറ്റത്തെയോ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നില്ല

ബന്ധിപ്പിച്ചിരുന്നു വീടുകൾ പലവലിപ്പത്തിൽ ഉള്ളവയായിരുന്നു ചെറിയ വീടുകൾ മുതൽ വലിയ വലിയ മാളികപ്പുരകൾ വരെ അവയിൽ ഉൾപ്പെട്ടിരുന്നു ചില വീടുകൾ രണ്ടാം നിലയിലോ മേൽപ്പുരയിലോ എത്തുന്നതിന് കോണിപ്പടികൾ ഉണ്ടായിരുന്നു രണ്ട് മുറികളിലും ഉള്ള കുടിലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പലവീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു പുറമെ നിന്നുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വീടിന്റെ ഒരു മുറിയിലാണ് കിണറുകൾ കുഴിച്ചിരുന്നത് വഴി പോക്കര് അവ ഉപയോഗിച്ചുണ്ടാ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു ഹാരപ്പൻ നഗരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത മികവോടെ അസ്രൂത്രണം ചെയ്തിട്ടുള്ള അഴുക്കുചാൽ സമ്പ്രദായമാണ് അത് വളരെ അധികം പുരോഗതി പ്രാപിച്ചതും ഉഥാർത്ഥവുമായിരുന്നു അഴുക്കുചാലുകളെ കുറിച്ച് യുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്

പ്രധാന ചാലുകൾ നിർമ്മിച്ചിരുന്നത് അഴുക്കുചാലുകൾ ഇഷ്ടികകൾ കൊണ്ടോ കരിങ്കൽ പാളികൾ കൊണ്ടോ മൂടിയിരുന്നു ചില ഇടങ്ങളിൽ ചുണ്ണാമ്പു കല്ലും മൂടികളായി ഉപയോഗിച്ചിരുന്നു

പിന്നീട് അവയോട് ചേർന്ന് വീടുകളും നിർമ്മിക്കപ്പെട്ടു വീടുകളിലെ മലിന ജലം തെരുവിലെ ഓടകളിലേക്ക് ഒഴുകണമെങ്കിൽ ഓരോ വീടിനും തെരുവിനോട് ചേർന്ന് ഒരു ഭിത്തി എങ്കിലും വേണമായിരുന്നു അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ ജനതയുടെ engineering വൈവിധ്യം പ്രകടമാക്കുന്നു ഹാരപ്പൻ നഗരങ്ങളിൽ ഒരു നഗര ഭരണം ഉണ്ടായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു ആരോഗ്യത്തിനും ശുചിത്യത്തിനും ഹാരപ്പൻ ജനത അതീവ ശ്രദ്ധ നൽകിയിരുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു

എന്നാൽ അവിടുത്തെ ഓടകൾ നിർമ്മിച്ചിരുന്നത് ചുടുകട്ടകൾ കൊണ്ടായിരുന്നു ഇനി ഹാരപ്പൻ ജനതയുടെ ഉപജീവന തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഹാരപ്പൻ ജനതയുടെ ഉപജീവന വ്യവസ്ഥയുടെ അടിസ്ഥാനം കൃഷിയും മൃഗപരിപാലനവും ആയിരുന്നു ധാരാളം വിളകൾ അവർ കൃഷി ചെയ്തിരുന്നു പലതരത്തിലുള്ള മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തുകയും ചെയ്തിരുന്നു ഹാരപ്പൻ site കളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ധാന്യങ്ങളുടെയും വിത്തുകളുടെയും കരിഞ്ഞുപോയ അവശിഷ്ടങ്ങളിൽ നിന്ന് ഹാരപ്പൻ ജനതയുടെ ആഹാര രീതികൾ പുനർ നിർമ്മിക്കാൻ നമുക്ക് കയ് കഴിഞ്ഞിട്ടുണ്ട് പുരാതന സസ്യാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ വിദ്ധക്തമായ പുരാതത്വ പക്ഷി ശാസ്ത്രജ്ഞന്മാർ ഇവയെ പഠന വിധേയ മാക്കിയിട്ടുണ്ട്

ഈ ധാന്യങ്ങളുടെ അവശിഷ്ട്ടങ്ങൾ വിവിധ ഹാരപ്പൻ site കളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തിനയും നെല്ലരിയും അവർ ഭക്ഷിച്ചിരുന്നു ഗുജറാത്തിലെ site കളിൽ നിന്നും തിനയുടെ അവശിഷ്ട്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നെല്ലരി താര തമ്യേന അപൂർവ്വമായേ കണ്ടെത്തിയിട്ടുള്ളു

അസ്ഥികൾ ഹാരപ്പൻ site കളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ മൃഗങ്ങളെ ഹാരപ്പൻ ജനത ഇണക്കി വളർത്തി വളർത്തിയിരുന്നു എന്ന് പുരാതത്വ മൃഗശാസ്ത്രജ്ഞൻമാർ കണ്ടെത്തിയിട്ടുണ്ട് വന്യ ജീവികളായ കാട്ടുപന്നി മാൻ ഗരിയാൽ എന്നിവയെയും അവർ ഇണക്കി വളർത്തി ഹാരപ്പൻ ജനത ഈ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചതാണോ അതോ മറ്റ് നായാടി സമൂഹങ്ങളിൽ നിന്ന് അവയുടെ മാംസം വാങ്ങിയാതാണോ എന്ന് വ്യക്തമല്ല മൽസ്യാവശിഷ്ടങ്ങളും കോഴിയുടെ അസ്ഥികളും ഹരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അവയുടെ സസ്യോല്പന്നങ്ങളിൽ ഏറ്റവും പ്രധപ്പെട്ടത് ഗോതമ്പ് ബാർലി പയറ് വർഗ്ഗങ്ങൾ പട്ടാണി എള്ള് തിന നെല്ലരി എന്നിവയായിരുന്നു മാംസോൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൽസ്യം കന്നുകാലികൾ ചെമ്മരിയാട് കോലാട് പോത്ത് പന്നി കാട്ടുപന്നി മാന് ഗരിയാൽ കോഴി എന്നിവയുടെ മാംസം തുടങ്ങിയവയും അവർ ഭക്ഷിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു

ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയെകുറിച്ചാണ്. തെക്കനേഷ്യയിലെ ഒരു രാജ്യമാണ് ഇന്ത്യ. ന്യൂഡൽഹിയാണ്‌ ഇന്ത്യയുടെ തലസ്ഥാനം. ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യവും ഏറ്റവും അധികം ജനസംഖ്യയുമുള്ള ര~ രണ്ടാമത്തെ രാജ്യവും ഏറ്റവുമധികം ജനങ്ങൾ അധിവസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രവുമാണ്‌ ഇന്ത്യ. രാജ്യത്തിന്‍റെ

എന്നീ ഏഴു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ദ്വീപുകളായ ശ്രീലങ്ക, മാലദ്വീപ്, ഇന്തോനേഷ്യ എന്നിവ സമീപത്തും സ്ഥിതിചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ എന്നാകുന്നു. അതിൻ്റെ~ അത് സംസ്‌കൃതിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ

അത് രചിച്ചത് രബീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശീയ ഗീതം വന്ദേമാതരം. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂ ഡൽഹി ആണ്. ഇന്ത്യയിലെ വലിയ നഗരം മുംബൈ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി, ഇംഗ്ലീഷ്. ദേശീയ ഭാഷ, ഇന്ത്യക്ക് ദേശീയ ഭാഷ ഒന്നുമില്ല എന്നതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. നിലവിലെ രാഷ്‌ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്‌ട്രപതി ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. chief justicedy ചന്ദ്രചൂഡ്. ലോക്‌സഭ speaker ഓം ബിർള. parliament upper house, lower house. അതായത് രാജ്യസഭ, ലോകസഭ.

വാണിജ്യപാതകളും ഇതുവഴിയുണ്ടായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിന്‍റെ ചരിത്രത്തിലുടനീളം അതിന്‍റെ വാണിജ്യം സാംസ്കാരിക സാം~ സമ്പത്തിനു പ്രശസ്തമാണ്‌. ലോകത്തെ പ്രധാനപ്പെട്ട നാലു മതങ്ങൾ. നാലു മതങ്ങളും ഉണ്ട്. ഇവിടെ ഏർ കൂടാതെ ഒന്നാം സമ~ അഹ് സഹബ്രാ~ സഹസ്രാബ്ദത്തിൽ ഇവിടെ അതുപോലെ ഇന്ത്യയു~ ഇന്ത്യയിൽ നാട്ടുഭാഷകൾ ഒന്നും തന്നെ ഇല്ല. ഇരുപത്തിരണ്ട് ഭാഷകളെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്രസർക്കാരിന്‍റെ ഔദ്യോഗികഭാഷ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ. അതായത് ദേശീയ പൈതൃക മൃഗം ആന. ദേശീയ പക്ഷി മയിൽ. ദേശീയ മരം പേരാൽ. ദേശീയ പുഷ്‌പം താമര. ദേശീയ മൃഗം കടുവ. ദേശീയ ജലജീവി ഗംഗ~ ഗംഗ dolphin. ദേശീയ ഉരഗം രാജവെമ്പാല. ദേശീയ ഫലം മാങ്ങ. ദേശീയ നദി ഗംഗ. നമ്മുടെ ഭാരതം. അതിപുരാതന കാലത്ത് ഈ ഉപഭൂഖണ്ഡം മുഴുവൻ ഭരതൻ എന്നു പേരുള്ള ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഋഗ്~ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദിവോദാസൻ എന്ന രാജാവിന്‍റെ പൂർവികൻ ആയ ഒരു ഗോത്ര തലവൻ ആയിരുന്നു. ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഏകദേശം ആയിരത്തിഅഞ്ഞൂറ് BC ൽ ഗാന്ധാര ദേശത്ത് ആയിരുന്നു. മഹാഭാരതത്തിന്‍റെ ആദ്യപർവത്തിൽ ഭരതചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഭരതരാജാവിന്‍റെ പേരിൽ നിന്നാണ് ഭാരതം എന്ന പേര് ഇന്ത്യക്ക് ഉടലെടുത്തത്. ശകുന്തളയുടെയും ദുഷ്യന്തന്‍റെയും പുത്രനായിരുന്നു ഈ ഭരതൻ എന്ന് പുരാണങ്ങൾ പറയുന്നു. സിന്ധു നദിയുടെ പേ~ സതി~ നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ, ഇന്ത്യ എന്നീ പേരുകൾ രാജ്യത്തിനുണ്ടായത്. സിന്ധു നദിയെ പേർഷ്യക്കാർ ഹിന്ദുവെന്നും ദേശത്തെ ഹിന്ദുസ്ഥാൻ എന്നും വിളിക്കുന്നത് കേട്ട് ഗ്രീക്കുകാർ Indus എന്നും ഇന്ത്യ എന്നും വിളിച്ചുവന്നു. ഭാരതത്തിൽ നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട്. അവസാനമായി രൂപീകരിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. ജമ്മുകാശ്മീരിനെ രണ്ടായിരത്തി

നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളുള്ളതും മൂന്ന് ദശാംശം രണ്ട് എന്ന അനുപാതത്തിൽ നിർമ്മി~ നിർമ്മിച്ചതും കൃത്യം മദ്ധ്യഭാഗത്ത് ഇരുപത്തിനാല് ആരക്കാലുകളുള്ള അശോക ചക്~ ചക്രം പതിപ്പിച്ചതുമായ പതാകയാണ് ഇന്ത്യയുടെ ദേശീയപതാക. ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ഈ പതാക ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ദേശീയപതാകയിലെ കുങ്കുമനിറം ധൈര്യത്തിനെയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നു. വെള്ളനിറം~ വെള്ളനിറം സത്യം, സമാധാനം എന്നിവയുടെ പ്രതീകമാണ്. പച്ചനിറം അഭിവൃദ്ധിയും വിശ്വാസവും ഫലപ്രദ ഫലസമൃദ്ധിയും പ്രതിനിധീകരിക്കും. സാഞ്ചിയിലെ സ്‌തൂപത്തിൽ നിന്നും കടംകൊണ്ട ചക്രം കർമ്മത്തിന്‍റെ പ്രതീകമാണ്. കുങ്കുമനിറം മുകളിലും വെള്ളനിറം മധ്യ ഭാഗത്തും പച്ചനിറം താഴെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയമുദ്ര. ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത് january ലാണ് ഭരണഘടനാ സമിതി ഇതംഗീകരിച്ചത്. നാലുവശത്തേക്കും സിംഹങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നു. സിംഹത്തിന്‍റെ തലയും രണ്ടുകാലുകളുമാണ് ഒരു ദിശയിലുള്ളത്. അശോകചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടംകൊണ്ട മുദ്രയായതിനാൽ അശോകമുദ്രയെന്നും, അശോകസ്തംഭം എന്നുംപറയപ്പെടുന്നു. അശോകസ്തംഭത്തിലുണ്ടായി~ ഉണ്ടായിരുന്നതിലുപരിയായി സിംഹത്തിനു താഴെയായി കാളയേയും കുതിരയേയും സിംഹമുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ദേവനാഗരി ലിപിയിൽ മുണ്ഡകോപ~ നിഷതിലെ~ നിഷതിയിലെ സത്യമേവ ജയതെ അതായത് സത്യം എപ്പോഴും ജയിക്കട്ടെ എന്ന വാക്യവും ആലേഖനം ചെയ്തിരിക്കുന്നു. കാള കഠിനാധ്വാനത്തേയും കുതിര മുന്നോട്ടുള്ള കുതിപ്പിനേയും സൂചിപ്പിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം. അതായത് ജനഗണമന. രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗാനം. ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത് january ഇരുപത്തിനാലിന് ജനഗണമന ദേശീയഗാനമായി അംഗീകരിച്ചു. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ദേമാതരം എന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയഗാനത്തിന്‍റെ കൂടെ തന്നെ ദേശീയഗീതത്തേയും അംഗീകരിച്ചിരുന്നു. മുഹമ്മദ് ഇക്‌ബാൽ രചിച്ച സാരെ ജഹാൻ സെ അച്ഛാ

ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയുടെ ദേശീയമൃഗത്തെ തിരഞ്ഞെടുത്തു. മയിലിനെ ദേശീയ പക്ഷിയായി ആയിരത്തി ത്തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയും, ദേശീയ വൃക്ഷം പേരാലുമാണ്. ദേശീയ ഫലം മാങ്ങയാണ്‌. ദേശീയ ജലജീവിയായി രണ്ടായിരത്തിഒൻപതിൽ സുസു എന്ന ശുദ്ധജല dolphin നെയും തിരഞ്ഞെടുത്തു. ദേശീയ പൈതൃക മൃഗമായി രണ്ടായിരത്തിപത്തിൽ ആനയെ തിരഞ്ഞെടുത്തു. ദേശീയ പഞ്ചാംഗം. ശകവർഷമാണ്‌ ഭാരതത്തിന്‍റെ ദേശീയ പഞ്ചാംഗം. ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിയേഴ് March ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തെ ദേശീയ പഞ്ചാംഗമാക്കിയത്. കുഷാന രാജാവായിരുന്ന കനിഷ്~ കനിഷ്കനാണ്‌ തുടങ്ങിയതെന്ന് കരുതുന്നു. ശകവർഷം തുടങ്ങി ആയിരത്തിഎണ്ണൂറ്റി എഴുപത്തിയൊമ്പത്ത് വർഷം കഴിഞ്ഞാണ്‌, ഇന്ത്യ അത് ദേശീയ പഞ്ചാംഗമാക്കുന്നത്. താഴെപ്പറയുന്ന ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ശകവർഷം ഔദ്യോഗിക കലണ്ടറായി ഉപയോഗിക്കുന്നു. അതായത് ഗസറ്റ് ഓഫ് ഇന്ത്യ, ആകാശവാണിയുടെ വാർത്താപ്രക്ഷേപം

അതുപോലെ നമ്മളുടെ സംസ്ഥാനങ്ങളും, കേന്ദ്ര ഭരണ പ്രദേശങ്ങളും. ആന്ധ്രാ പ്രദേശ്‌, അരുണാചൽ പ്രദേശ്‌, ആസാം, ബീഹാർ, ഛത്തീസ് ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന,